കായികം കായികമാണ് ഇന്നത്തെ വിഷയം എന്ന് പറയാം . ഇതിൽ നിന്നു ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് ഒരുപാട് ഉത്സാഹം തരുന്ന നമുക്ക് നമ്മുടെ ശരീരത്തെ ഏറ്റവും ഭംഗിയായിട്ട് നിലനിർത്താൻ സാധി സാധിക്കും ഒപ്പം വിനോദത്തിനും കൂടി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കായികം എന്നാണ് തോന്നുന്നത് . അല്ല ചിലപ്പോ ഒരാള് ഒറ്റയ്ക്ക് നമുക്ക് കായിക വ്യായാ ഏർപ്പെടാൻ ബുദ്ധിമുട്ടാണ് . ഒന്നോ രണ്ടോ പേ ചേർന്നിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് പറ്റും . ഒറ്റയ്ക്ക് നമ്മള് എന്താ പറയാ നമ്മള് ഇപ്പോ കാര്യങ്ങൾ ഓടാൻ പറ്റും ചാടാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാം . പക്ഷേ കായികം എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കായികത്തിനെ കായികപരമായ മത്സരങ്ങൾ ഉണ്ട് . ഇപ്പോ തന്നെ നമ്മുടെ പന്ത് കളി നടക്കുന്നുണ്ട് . ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് . അപ്പോ ഹരി ഏത് രാജ്യത്തിനാ അതില് പിന്തുണയ്ക്കുന്നത് ? അതിനെ പറ്റി ഹരിക്ക് എന്താ പറയാനുള്ളത് ? ഹലോ ആ കേൾക്കുന്നില്ലേ ഞാൻ ഒരു അർജന്റീന ആരാധകനാണ് പണ്ട് തുടങ്ങിയേ ഒരു അർജന്റീന ആരാധകനാണ് ഹലോ പറയൂ . അ കേൾക്കുന്നുണ്ട് പറ

എന്തുകൊണ്ടാണ് ഇവരെ ഇത്രമേൽ ആരാധിക്കാൻ കാരണമുണ്ടായത് ? എന്തെങ്കിലും എന്തെങ്കിലും അവരിൽ നിന്ന് അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ കണ്ട് അതിൽ നിന്ന് പ്രേരിതമായിട്ടാണോ അല്ലെങ്കിൽ കളിക്കളത്തിൽ അവരുടെ ആർജ്ജവം ആ ഓ ഇത് കണ്ടിട്ടാണോ ഇനി എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടോ അതില് പ്രത്യേകമായിട്ട് ഇന്ന ഒരു രാജ്യത്തെ മാത്രം പിന്തുണയ്ക്കാനായിട്ട് ഒരാളെ മാത്രം നോക്കിയിട്ടായിരിക്കില്ല എന്നറിയാം. എന്നാലും അവരുടെ ജീവിതത്തിലെ അനുഭവം അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ ? മനസ്സിലായി ആഹ് അതായത് പൊതുവെ പന്തുകളിയാണ് എല്ലാർക്കും അറിയുന്ന ലോക കപ്പിലെ ഏറ്റവും ആളുകൾ ആരാധിക്കുന്നൊരു കായികം കായികവിനോദം അതിപ്പോ പന്ത് കളിയിൽ കേമൻ ആള് അർജന്റീന എന്നുള്ളൊരു രാജ്യം നമ്മൾ ഇന്ത്യക്കാരൊക്കെ വളർന്നു വരുന്നേയുള്ളൂ അപ്പൊ മെസ്സി എന്നുള്ളൊരു വ്യക്തി അതിൽ കളിച്ചു തുടങ്ങിയത് അത് തന്നെയാണ് അർജന്റീന എന്നുള്ള രാജ്യം പിന്തുണക്കാനുള്ള പ്രധാന കാരണം ആഹ് കാരണം ഞാൻ ജനിച്ചു വളർന്നു കാളി കണ്ടു തുടങ്ങുന്ന സമയത്തു മെസ്സി എന്നുള്ളൊരുവ്യക്തി അർജന്റീനക്ക് കളിക്കുന്നുണ്ട് . അപ്പൊ അദ്ദേഹത്തിന്റെ കളി ശൈലിയും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആകൃഷ്ടനായിരിക്കുന്നത്

പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹാർഡ് കഠിനാധ്വാനം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിലു ആകര്ഷണമാക്കുന്ന മറ്റു ഘടകം ഹ്ം ഹ്ം ഹരി ഫൂട്ബോള് പന്ത് കളിക്കാൻ പോകാറുണ്ടോ ?അവിടെ പാടത്ത് വരമ്പത്ത് ഒക്കെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ . ചെറുപ്പം തൊട്ടു രാവിലെ മുതൽ വൈകിട്ട് വരെ പന്ത് കളിക്കൽ തന്നെയാണ് ചെറുപ്പം തുടങ്ങിയുള്ള നമ്മളുടെ പ്രധാനായിട്ടുള്ള പരിപാടി നമ്മുടെ കേരളത്തില് ഒത്തിരി പിള്ളേരെങ്കിലും പന്തുകളിയുടെ പിന്നാലെയാണ് . അവന്മാരൊക്ക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് . പക്ഷേ ഒരു തരത്തിൽ ഇത് ഭയങ്കരായിട്ട് ആരോഗ്യത്തിന് നല്ലതാണെന്ന് കാണുന്നു . പക്ഷേ കളികളക്കിടയിൽ പറ്റുന്ന പരിക്കുകൾ എന്നും ഒരു മാറാത്ത മുറിവായിട്ട് ഇപ്പോ എന്റെ അച്ഛന്റെ കാര്യം പറയാണെങ്കിൽ പുള്ളി പണ്ട് കളിച്ചിട്ട് കാല് ഫുട്ബോൾ കളിച്ചപ്പോ ഒരു അടി അടിച്ചതാ ബോള് എന്തൊ ഇത് മ്മേ അടിച്ചപ്പോ ഭയങ്കര ഇതായി എന്നിട്ട് കാലിന്റെ തള്ള തള്ള വിരല് ഇങ്ങനെ ഒടിഞ്ഞു പോയി . അതിന്റെ ഉള്ളിലാ ഇത് പൊട്ടിപ്പോയി അപ്പോ അന്ന് അത് പണ്ട് കാലത്ത് വാർഷങ്ങൾക്ക് മുമ്പാണല്ലോ എയിടീസ് എൺപത് കാലഘട്ടത്തിലാണ് .

അപ്പോ അന്ന് പറ്റിയിട്ട് അന്ന് ഇത് ശരിയാക്കാൻ പറ്റാണ്ട് ഇന്നും പുള്ളി അതിന്റെ വേദനയുമായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് . എനിക്കു തോന്നുന്നു കായികത്തിനെ പറയുമ്പോ തീർച്ചയായും അതില് പറ്റുന്ന പരിക്കുകളെ പരാമർശിക്കാതെ പോവാൻ പറ്റില്ല തോന്നുന്നു . അത്രയധികം പരിക്കുകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ ഞാൻ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തു ഇല്ല . താങ്കള്ക്ക് ഇതുപോലത്തെ പ്രശ്നമുണ്ടാകുമല്ലോ ഇതുപോലത്തെ അങ്ങനെ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ? എൻ്റെ വിരൽ ഒടിഞ്ഞു പോയിട്ടുണ്ട് ആഹ് അപ്പൊ അങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് . പിന്നെ ഈ നമ്മളുടെ കാല് വളഞ്ഞു പോകും ചില സമയത്തു. എന്നാലും നമ്മൾ ഒരിക്കലും കളി നിർത്താറില്ല. ഇതിന്റെ പ്രധാന കാരണങ്ങൾ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. വാഹനങ്ങൾ എത്ര അപകടങ്ങളാണ് ഒരു ദിവസം രേഖപ്പെടുത്തുന്നത് ലോകത്തും കേരളത്തിൽ ആയാലും ഇന്ത്യയിലായാലും എന്നാലും നമ്മള് അങ്ങനെ എല്ലാ മേഖലയും എടുത്തുകഴിഞ്ഞാൽ അതിൽ മാനസികായിട്ടും ശാരീരികായിട്ടും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും എല്ലാത്തിലും അതിലൊരു എന്നാലും നമ്മള് ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുന്നില്ല . അതേ ഞാൻ പലപ്പോഴും കുട്ടികളില് കണ്ടിട്ടുള്ള ഒരു അടങ്ങാത്ത ആവേശമുണ്ട് പന്തുകളിയോട് . അവർക്ക് പരിക്ക് പറ്റിയാൽ പോലും ആ ഒരു പരിക്കുകളെ ഒക്കെ അവര് ചിരിച്ചു കൊണ്ട് അവര് അതിനോട് കാണിക്കുന്ന ആവേശം കണ്ടിട്ട് ഞാൻ പലപ്പോഴും

പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ആദ്യം നമ്മുടെ ഇന്ത്യയിൽ പ്രാധാന്യം ക്രിക്കറ്റിനോട് ആയിരുന്നു ആ ഓഹ് ഓഹ് ശെരിയാ തീർച്ചയായിട്ടും ശെരി ഒരു 2010 കാലഘട്ടം തുടങ്ങി അതുക്കും മുന്നേ ഉണ്ടെങ്കിലും

അതിനു ഇത് ആയിട്ടു തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിൽ ഒരു ലീഗുകൾ നടക്കുന്നത് . അതിന്റെ അർഥം ഫുട്ബാൾ ആരാധകർ കൂടിയിട്ടുണ്ട് അപ്പൊൾ ഒരിക്കലും പരിക്ക് എന്നൊരു സാധനം ആരെയും പിന്തിരിപ്പിക്കുന്നില്ല അവര് കളിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ വീടുകളിലും കുഞ്ഞി കുട്ടികളെ പറഞ്ഞയാക്കുന്ന അമ്മമാരുടെ ഒരു ടെന് എന്താ പറയാ അവരുടെ ആദിയുണ്ടല്ലോ അവര് ഇനി എന്തു പരിക്കായിട്ടാണൊ വരാന് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആദി പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പലപ്പോഴും ഈ പരിക്കുകളെ ഓർത്തിട്ടെങ്കിലും ചില മാതാപിതാക്കൾ തടഞ്ഞു വെക്കാറുണ്ട് . നീ പോകണ്ട നീ പോയാൽ എന്തെങ്കിലും ഒപ്പിച്ച് വച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു വെക്കുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ അത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ മോശായുള്ള ഒരു കാര്യം

കുട്ടികള് പാടത്തും വരമ്പത്തും കളിച്ച് അവരുടെ ശാരീരികവും മാനസികവും ആയ ഒരു ഉല്ലാസത്തിനാണല്ലോ കായിക വിനോദത്തെ നമ്മള് അപ്പോ അത് ആ തീർച്ചയായിട്ടും അതെ ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യങ്ങളെക്കാൾ ഒരുപാട് ഈ ഒളിമ്പിക്സ് പോലുള്ള വല്യ വല്യ ഇതില് കൂടുതൽ നമ്മളെക്കാൾ നന്നായിട്ട് നിക്കുന്നതിന്റെ കാര്യം തന്നെ അവിടുള്ള ആളുകളുടെ മനോഭാവമാണ് . അവര് അങ്ങനെ പേടിച്ചു പിന്നോട്ട് പോവുന്ന ഒരു സ്വാഭാവക്കാരല്ല . അത് തന്നെയാണ് അവരുടെ ഒരു വിജയത്തിന്റെ രഹസ്യം അപ്പോൾ പരുക്കുകൾ പറ്റാൻ സാധ്യത ഉണ്ട് എന്നാലും അവർ ഇറങ്ങി തിരിക്കയാണ് അതിപ്പോ നമ്മളുടെ കായികമായാലും നമ്മളെ ജീവിതത്തിലായാലും പരിക്കുകൾ പറ്റും എന്നുള്ളത് ഇതിൽ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല

പിന്നെ മാത്രമല്ല ഈ കുട്ടികളിലൊക്കെ ഉള്ള കായിക വാസനകള് അവർക്ക് ഇപ്പം ഇന്ന ഒരു കായിക വിനോദത്തിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകും . ചിലർക്ക് പന്തുകളിയോടാകും ചിലർക്ക് ബാഡ്മിൻറൺ അങ്ങനെ ഉള്ളതിനോടാകും ചിലവർക്ക് അങ്ങനത്തെ ഓരോരോ മേഖലകളില് ചിലർക്ക് മറ്റേ കാരെമസോ ചെസ്സോ എന്തെക്കയോ ആവാം പക്ഷേ അതൊക്കെ പരിപോഷിപ്പിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സെംബ്രദായം വഴി എത്രത്തോളം ഉതകം കാണിക്കുന്നുണ്ട് എന്ന് എത്രത്തോളം സംശയ ചോദ്യ ചിഹ്നനമാണ് പലപ്പോഴെങ്കിലും ഈ ഇതിന്റെ പേരിൽ കായിക വിനോദത്തിന്റെ പേരിൽ പോകുന്ന പിള്ളേരെ ഒരു തഴയലുണ്ട് . അവര് ക്ലാസ് റൂമുകളില് കഴിഞ്ഞാ മാത്രം അവരോട് ഒരിതും പകരം ചുമരുകളില് ആ ഒരു നാല് ചുമരുകൾക്കുള്ളിലുള്ള വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് പലപ്പോഴും കാണാറുണ്ട് . അത് വിദ്യാർഥികളോട് അധ്യാപകരുടെ സമീപനമാണെങ്കിലും

ഒരു കുടുംബത്തിലെ കൊച്ചാണെങ്കിലും പക്ഷേ അവന്റെ സാമ്പത്തിക സ്ഥിതി പിന്നോട്ടാണ് അവന് സാധാരണ ഇപ്പോൾ കളിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളും എന്താ പറയാ ചെരുപ്പ് ഇതൊന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നതാണെങ്കില് ആ ഒരു അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ നേരിടാൻ അതിനൊരു സംവിധാനം ഒന്നും സർക്കാര് ഇതുവരെ പൂരണമായിട്ട് ആക്കിയിട്ടെന്ന് റയാൻ പറ്റില്ല കാരണം അതിന്റെ പേരില് ഇതിൽ നിന്നെല്ലാം പാറി നില്ക്കുന്ന ആൾക്കാര് ഒരു കൂട്ടം പിള്ളേര് ഇല്ലേ അങ്ങനയല്ലേ തോന്നുന്നേ അത് പ്രധാനായിട്ട് മറ്റു രാജ്യങ്ങളെ വച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ മാതാപിതാക്കളുടെയും അധ്യാപകന്മാരുടെയും സ്വപ്നങ്ങൾക്ക് അനുസരിച്ചാണ് കുട്ടികൾ വളരുന്നത് എന്നാൽ മറ്റു നാടുകളിൽ കുട്ടികളുടെ സ്വപ്നങ്ങള്ക്ക് അനുസരിച്ചാണ് മറ്റുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത് അതാണ് അതിന്റെ വ്യത്യാസം അപ്പൊ ഒരു മാതാപിതാവും ഒരു രക്ഷിതാവും ഒരു അധ്യാപകവും വിചാരിക്കുന്നത് ഒരു സർക്കാർ ജോലി പോലുള്ള അതാണ് അതിന്റെ വ്യത്യാസം സംരക്ഷിതമായിട്ടുള്ള ഒരു ജോലികളാണ് അവര് ഉദ്ദേശിക്കുന്നത് മറ്റു ഇതിലോട്ടു പോയിക്കഴിഞ്ഞാൽ രക്ഷ പിടിക്കാനുള്ള സാധ്യത കുറവാണെന്നു അവർക്കു അറിയാം

അത് വാസ്തവമാണ് കാരണം നൂറു പേര് ഇതിലോട്ട് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പത്തോ ഇരുപത് പേർക്കേ അതിൽ അവസരമുള്ളൂ അത് നമ്മക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണ് എന്നാല്പോലും ആ സാധനം തന്നെ ഉള്ളതുകൊണ്ടാണ് കഴിവുള്ള ആളുകളും ഇവിടെ പുറത്തോട്ട് വരാത്തത്. നമ്മളെ കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ കളിക്കാനും എന്ത് കാര്യത്തിലായാലും മുന്നോട്ടു ഒരുപാട് പോവാനുള്ള ആളുകൾ വരെ നമ്മൾ ഈ സർക്കാർ ജോലി എന്ന സാധനത്തിലോട്ട് എടുത്തിടുകയാണ് . അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നല്ല ജോലികൾ എന്നറിയപ്പെടുന്ന കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് അത്ര താല്പര്യമില്ല . അപ്പൊ കുട്ടികളുടെ ഒരു സ്വപ്നത്തിനു അനുസരിച്ചല്ല മറ്റുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത് ആണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഹ്ം ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടെങ്കിലും കായികത്തെ അത്രയും കൂടുതൽ സ്നേഹിക്കുന്ന എത്ര പ്രായമായാലും ആ ഒരു ആളുകളെ ഏറ്റവും എനിക്കു തോന്നുന്നേ പ്രത്യേക മായി നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നേ പന്തുകളിയുടെ കാലഘട്ടങ്ങളിലാണ് . ആ താൻ പിന്തുണയ്ക്കുന്ന രാജ്യത്തിന്റെ എന്താ പറയാ ജേർസി അണിഞ്ഞ് അവരുടെ ആ കുപ്പായമൊക്കെ അണിഞ്ഞിട്ട് ആ അവര് പുറത്തിറങ്ങി ആഹ്ളാദം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും ഇത്ര പ്രായമായിട്ടും അടങ്ങാത്ത ആവേശം . അവര് കുഞ്ഞിലേ ഒക്കെ ചിലപ്പോ ചെറുപ്രായത്തില് കളിച്ച ഒരു കളിയുടെ അല്ലെങ്കില് കായിക വിനോദത്തിനോടുള്ള ഒരു പ്രിയം ആയിരിക്കും ആരാ യിരിക്കണം ചിലർക്കെങ്കിലും അല്ലെങ്കി വീട് മുഴുവനെ ഇത് അതിനു വേണ്ടി പൂർണമായി അർപ്പിച്ച് നിന്ന ഒത്തിരി പിള്ളേരുണ്ട് . അപ്പോ അവരൊക്കെ എനിക്കു തോന്നുന്നു കുറച്ചും കൂടി നല്ല രീതിയില് പരിപോഷിപ്പിക്കാൻ സർക്കാരിനും അത്പോലെ വലിയ വലിയ ആളുകൾക്കും വലിയ വലിയ എന്താ പറയാ പണക്കാരായിട്ടുള്ള മനുഷ്യർക്കൊക്കെ സാധിക്കാ എന്നുണ്ടെങ്കില് കഴിവ് ഉള്ളവര്ക്കും നല്ല രീതിയില് ഉയര്ന്നു വരാൻ സാധിക്കും . എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ? അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ക്രിക്കറ്റിനാണ് ഇപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് . അപ്പൊ മറ്റു കായിക വിനോദങ്ങളിൽ അത്രയും സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളില്ല ഇതിന്റെ ഇടയ്ക്ക് പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കേറിയില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള പൈസ നമുക്ക് കിട്ടും പക്ഷെ ഫുടബോളിൽ അങ്ങനെയല്ല ഹ്ം ഹ്ം ഇതില് എനിക്ക് തോന്നുന്നു കച്ചോടം നടത്തുന്നവര് ഉണ്ട് കള്ളത്തരം കാണിക്കുന്നവരുണ്ട് . എല്ലാരും പറയണല്ലോ

അപ്പൊ അതുകൊണ്ടുതന്നെ ആളുകൾ സ്വാഭാവികമായിട്ടും അതിൽനിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ഇപ്പോൾ കൂടുതൽ കാണുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് ഫൂട്ബാൾ കളിച്ചിരുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും സർക്കാർ ജോലി കൊടുത്ത് ആശ്വസിപ്പിച്ചിരുത്തും. അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ നല്ലൊരു ഒരു ജീവിതം കിട്ടുന്നില്ല ഇവിടെയുള്ള ഫുട്ബോൾ കളിക്കാർക്ക്. അപ്പോ അതോരു പിൻവലിക്കുന്ന, പിൻ അപ്പൊ അതിലോട്ടു പോകാൻ നമുക്കൊരു തടസ്സമാണ്. മറ്റുള്ള ആളുകൾക്ക് നമ്മളെ അതിലോട്ടു ഇടാനുള്ള ഒരു തടസ്സമാണത്. സാമ്പത്തികം എന്നൊരു

ഇപ്പൊ മെസ്സി റൊണാൾഡോ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഛേത്രി, ഛേത്രിയെപ്പോലുള്ള ആളുകൾ അധികമൊന്നും സമ്പാദിക്കുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കായികം ഒരു സാധാരണ വിനോദത്തിനപ്പുറമുണ്ടെന്ന് കണക്കാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നില്ക്കുന്നത് . ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ നടക്കട്ടെ എന്ന് ആശംസിക്കാം അതെ അതെ ഇന്ത്യയിൽ പൈസയുടെ ഒരു വിഷയമല്ല ശരിക്കും ഇന്ത്യയിൽ ഉള്ളത് അത് നമ്മൾ അതിനു അത്രയേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നതാണ് പ്രധാന കാര്യം . പിന്നെ ഓരോ വർഷം തോറും ചെറിയ